ഏ കൊറെ ഏ മെക്കാനിക്കുകൾ ഉണ്ട് പിന്നെ ആൾക്കാരുണ്ട് കൊറേ കാറുണ്ട് പലതരം മോഡൽ കാർ പിന്നെ ഇ ഇത് --

പണിക്കാരെയൊന്നും കാണുന്നില്ല എത്ര ദിവസമായെന്നൊന്നും അറിയില്ല എന്നായാലും ഇത് ഒരു പണി നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് നടന്നോണ്ടിരിക്കുന്ന എന്തിൻ്റെ ബിൽഡിംഗ് ആന്നോ ഒന്നും അറീല.

വല്യ റോഡ് ഇണ്ട് ആൾക്കാരെ ഒന്നും കാണുന്നില്ല ചെലപ്പോ ആൾക്കാര് അമ്പലത്തിൽ തൊഴാൻ പോയതാണോന്നൊന്നും അറിയില്ല.

ഏ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഒന്നും കാണുന്നില്ല കാറ് പൊന്തിക്കുന്ന സാധനം ഒക്കെ ഉണ്ട് ഏ രണ്ടു നല്ല മോഡൽ കാറുണ്ട് .

പിന്നെ കുറെ ആൾക്കാര് കൊട്ടയിൽ കട കണക്കിന് വാങ്ങി കൊണ്ടു പോവാണ് ഓൽക്ക് കച്ചോടം ചെയ്യാനും പിന്നെ പലതരം --

ഇതൊരു കാടാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു സൈൻ ബോർഡ് ഇണ്ട് അത് എ പുഴയിൽ ഇറങ്ങരുതെന്നും പാറയിൽ വഴു വഴുക്കുള്ളതാണെന്നും --

ന്നൊക്കെ പറഞ്ഞിട്ടിള്ള അത് കണ്ടിട്ടൊരു ഇമ്മളെ പേരാമ്പ്ര ഇള്ള ജാനകിക്കാട് പോലെയൊക്കെയാണ് തോന്നുന്നത് താഴെ ഒരു ടാങ്ക് ഇണ്ട് എന്തിനാന്നറിയില്ല ഇതെന്തായാലും സ് --

ഏഹ് പിന്നെ ഏഹ് ഒരു ഈ കുട്ടി നല്ല സന്തോഷത്തിലാണെന്ന് നിൽക്കുന്നത് ങ് താഴെയാണെങ്കിൽ പുല്ലൊന്നുമില്ല.

ഇതൊരു കൊളോ ഒരു സ്വിമ്മിങ്ങ് പൂള് പോലത്തെ ഒരു സ്ഥലാണ് നല്ല വൃത്തി ഒക്കെ ഉണ്ട് പിന്നെ ഇത് ചെലപ്പോ ഹോട്ടലിലൊള്ള ടൂറിസ്റ്റ് --

സമയം ആണിപ്പോ നല്ല ചെടിയും എല്ലാം നട്ടിട്ടുള്ള നല്ലൊരു ടൈമാ .

ഇതൊരു ബിൽഡിങ് ആണ് ഇണ്ടാക്കുന്നത് എ എല്ല ഒരു രണ്ടാൾക്കാര് അത് പണിയെടുക്കാണ് ഹേമ്മറ് വെച്ച് ആണി ഒക്കെ അടിച്ചിട്ടും.

ഇതൊരു ബേയ്ക്കറി ആണ് പലതര സാധനങ്ങളുണ്ട് എന്നാ കുട്ടികൾക്ക് കഴിക്കാനുള്ള ചോക്ലേറ്റും മുട്ടായിയും എല്ലാം ആയിട്ടുള്ള ഒരു നല്ല ഒരു പീടിയ.

ഇതൊരു വലിയ ഫ്ലാറ്റിന്റെയോ റസ്റ്റോറന്റിന്റെയോ എന്തോ --

ഇതൊരു ക് വീടിന്റെ ഒരു അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സ്ഥലാണ്.

അറിയിക്കുന്ന ഒരു വേദി നല്ല ലൈറ്റ് ഇതൊക്കെയായിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ --

ഇതൊരു എഹ് വഴി ഓര കച്ചവടാന്നാ തോന്നുന്നത് എഹ് പുസ്തകം ഒക്കെ വച്ചു വെച്ചു വിക്കാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളെ.

ഇതൊരു പൊഴയാണ് അ വര് തണുപ്പൊക്കെ ഇള്ള ഒരു സ്ഥലം രണ്ട് ഏവ് ആളൂകള് മീൻ പിടിക്കാൻ പോവുവാണ ന്നാ തോന്നുന്നത്.

ഇതൊരു ജിം ആണൊരു വ എല്ലാരും ഇങ്ങനെ ബോഡി ഒക്കെ ഫിറ്റ് ആക്കി കൊണ്ടുള്ളെ --

വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കാണ് അവരുടെ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു നിക്കുന്നത്.

രാത്രി സമയാണ് അ കുറെ ആളുകളും എ കുറെ ആൾക്കാര് സംസാരിച്ചോണ്ട്ക്കാണ്.

കൊറെ അധികം റൈഡുകൾ കാണുന്നുണ്ട് നല്ല മരങ്ങളൊക്കെ ഇള്ള ഒരു വൈകുന്നേര സമയാന്നാ തോന്നുന്നത് അവര് അവർക്കുള്ള --

ഇത് ഒരു ബീച്ച് പോലത്തെ സ്ഥലാണ് എവിടെയാണെന്നറിയില്ല നല്ല മനോഹരായ ഒരു സ്ഥലമാണ്.

ഇതൊരു കോൺഫിഡൻ്റ് ഗ്രൂപ്പിൻ്റെ പുതിയ ഇണ്ടാക്കിയ ഒരു ഫ്ലാറ്റ് ആണ്.

കുറെ മരങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഫ്ലാറ്റിന്റെ ഒരു സ്ഥലമാണ്.

അപ്പുറത്ത് ബാക്കിലേക്ക് ഒരു മല പോലെ തോന്നുന്നുണ്ട് നമുക്ക് വലിയൊരു ഫ്ലാറ്റ് ആണ് കുറെ ആൾക്കാർക്ക് താമസിക്കാൻ ഒക്കെ ഉള്ള ഒരു സ്ഥലം.

ഒര് കൊട തൂക്കീട്ടിണ്ട് അതിന്റെ മേലെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല --

ചുറ്റിനും മുളകൊണ്ടുള്ള വേലിയൊക്കെ ആണുള്ളത് അല്ലാണ്ട് മ കോൺക്രീറ്റും സിമൻ്റും കൊണ്ടുള്ള മതിലൊന്നും അല്ല.

ഇതൊരു കഫെ ആണ് വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായ കുടിക്കാൻ ഒക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം.

ഇത് കല്യാൺ സിൽക്സ് ആണ് കോയിക്കോട്ളെള പാർക്കിംഗ് സൗകര്യം ഒക്കെയുണ്ട് വല്ല്യോരു ഷോപ്പിംഗ് മാൾ ആണ്.

എഹ് കുറെ പിന്നെ ഫുൾ ചില്ല് കൊണ്ടൊക്കെ ഉള്ള ഒരു സ്ഥലാണ്.